ആൻസി കാലാവസ്ഥയെന്ന് പറഞ്ഞ നമ്മുക്ക് അറിയാം മഴക്കാലുണ്ട് വേനൽക്കാലുണ്ട് ഏഹ് മഞ്ഞ്കാലുണ്ട് ഏഹ് ഓരോ വൈവിധ്യമേർന്ന കാലാവസ്ഥയെ സമ്പന്നമായിരുന്നൊരു നാടാണ് നമ്മുടെ കേരളം ന്ന് പറഞ്ഞ് കഴിഞ്ഞ അത് നമ്മടൊരു വല്യൊരു അനുഗ്രഹമാണ് കാരണം നമുക്കിവിടെ മറ്റു സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മുക്ക് കേരളത്തിൽ ആന്ത്രെലും മഴ ലഭിക്കുന്നുണ്ട് നല്ലയൊരു ഉഷ്മളമായൊരു കാലാവസ്ഥയാണുള്ളത് ഇപ്പൊ നമ്മുക്കറിയാം ഡിസംബർ മാസമാണ്

തീർച്ചായിട്ടും ഇപ്പൊ ഇപ്പളെ ഈ തണുപ്പ് കാലം അല്ലെങ്കിൽ എന്താ പറയാ മഞ്ഞ് കാലന്നറിയപെടുന്ന ക്രിസ്തു പിറന്ന ഈ മാസം തന്നെയാണ് എനിക്ക് ഏറ്റവും ഏഹ് പ്രിയപ്പെട്ട അതുള്ള ഒര് മാ മാസം കാരണം ഈ മാസത്തിൽ നമ്മൾ കൊറേ ആഘോഷങ്ങള്ണ്ട് ഏഹ് ക്രിസ്മസിണ്ട് അങ്ങനെ കൊറച്ച് ഒരുപാട് ആഘോഷങ്ങൾടെ പിന്നെ ഈ തോരനങ്ങളും ഏഹ് വൈവിദ്യ മാർന്ന് ഏഹ് ബൾബുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഏഹ് എന്താ പറയാ ലൈറ്റ്സൊക്കെ വരുമ്പോ

ഏഹ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത് പോലത്തന്നെ ഏഹ് താങ്കൾ പറഞ്ഞ പോലെ കാലാവസ്ഥേൽ കാലാവസ്ഥയാൽ ഏറ്റവും ഏറ്റവും മഞ്ഞ നനഞ്ഞിട്ടും ഏഹ് ഏറ്റവും മനോഹരമായൊരു സംസഥാനം കേരളമെന്ന് പറയുമ്പോ ഇപ്പഴത്തെ കാലാവസ്ഥ ഏത് സ്ഥിതിയിലേക്ക പോകുന്നെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടിരിക്കും തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വെള്ളപ്പൊക്കൊന്നും പ്രെളയ കാലഘട്ടൊന്നും നമ്മുക്ക് ഒട്ടും കൊറക്കാനെ ആവില്ല അനുഗ്രഹമായ പെയ്ത മഴയിൽ പെട്ടന്ന് മുങ്ങിപ്പോയ ഒരു കേരളമായി മാറി ഇന്ന് വരെ അങ്ങനെ ഒര് ആയിരത്തി തൊള്ളായിര തൊള്ളായിരത്തിനാപ്പത്തൊന്ന് നാപ്പതുകൾക്ക് ശേഷം പിനീട് ഒരൂ ഭ വെള്ളപ്പൊക്കം പ്രേതീക്ഷിക്കാതിരുന്ന കേരളം പിന്നെന്തിന് ഞെട്ടിപ്പിച്ചോണ്ടാണ് അത്രത്തിലൊരു വെള്ളപൊക്കം വന്നത് അത് എനിക്ക് തോന്നുന്നു

അത് മാപ്പുമല്ലാതെ പനിതുകമായിട്ട് ചൂട് കൂടുന്നു വർദ്ധിക്കുന്നു നമ്മടെയാണെങ്കിൽ വായുങ്കാണെങ്കിലും വളരെ മലിനീകരണത്തിന് ഏഹ് അകപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്ന് നമ്മളെ കാലാവസ്ഥ വളരെതായ കേരളത്തിന് തലതായ കാലാവസ്ഥ കേരളത്തിന്റെയല്ല ലോകത്തിനന്നെ തലവേദനായിരുന്ന കാലാവസ്ഥ

അല്ല ഇന്ന് നമ്മക്ക് കാണാൻ സാധിക്കുന്നെ അപ്പൊ ഇന്ന് ഇതെത്തുള്ള കാലാവസ്ഥകൾ തന്നെ വളരേയെറം ഭയപ്പെടുന്ന ഒരു കാര്യാണ് കാരണം നമ്മുക്ക് നമ്മുടൊരു നല്ലൊരു കാലാവസ്ഥയുണ്ടങ്കിൽ മാത്രേ നമ്മുക്ക് നല്ല ആരോഗ്യപതമായി ജീവിക്കാനും നല്ലൊരു ജീവിത സാധ്യത നമ്മുക്ക് ലഭിക്കുകയൊള്ളു അപ്പൊ അത്രത്തിലുള്ള ജീവിത സാഹചര്യങ്ങളീന്ന് നഷ്ട്ടപ്പെട്ടോണ്ടിരിക്കുന്നത് നമ്മടെ സമൂഹത്തിനും നമ്മുക്ക് ഓരോര്ത്തർക്കും വെക്തിപരമായിട്ട് ഏറെ വല്യൊരു അപകടത്തിലോട്ട് എത്തിക്കുന്നൊരു കാര്യം പെട്ടന്ന് എനിക്ക് തോന്നമളെ അത് എന്നെ ഏറ്റവും അധികം അലട്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു കാലാവസ്ഥ വേദിയാനം നമ്മൾ സമൂഹത്തിൽ അല്ല ലോകത്തുള്ള ഒട്ടുമാക തന്നെ വന്നോണ്ടിരിക്കുന്നത് എന്ന് ആൽഫി എപ്പോഴെലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് കൊണ്ടായിരിക്കും അങ്ങനൊരു കാരണം വളരെ ചുരുക്കത്തിൽ ഒന്ന് ആൽഫി ഒന്ന് അലോയിചോക്ക്യേ തീർ മൻ മനുഷ്യർ ചെയുന്ന ചെയ്തുകൾ കൊണ്ടാണ് കാലാവസ്ഥ ഇത്തരത്തിൽ എത്ത് കാലാവസ്ഥ വേദിയാനം നമ്മൾ ഇത്രേമേൽ അല അലട്ടുന്നത് ഭ ഭൂമി അന് കന്നി അനുഗ്രഹിച്ച് തന്നിരുന്നൊരു പ്രെകൃതി അതിന്റെ ആ ഒരു ഏഹ് അതിന്റെ ഏഹ് ന്ന്വെച്ച അയിന്റെ അവസ്ഥാന്തരങ്ങളെയും മാറ്റി മറിച്ചത്തൊണ്ട് മാത്രാണ് ഇന്ന് മനുഷ്യൻ ഇമ്മാതിരി ഏഹ് രീതീല് നമ്മൾ അനുഭവിക്കുന്നത് ഇത്തരത്തിൽ നമ്മളെ കാലാവസ്ഥ വേദിയാനത്തിന്റെ പേരിൽ ഇന്ന് കാലാവസ്ഥ പ്രവചിക്ക്ണ ആൾക്കാര് കാലത്ത് പറയി മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഉച്ചക്ക് നല്ല ചൂടായിരിക്കും വരുന്ന്ണ്ട് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല ബികോസ് അ ഏഹ് കാരണം അത്ര അത്രധികം രീതീല് ഈ കാലാവസ്ഥ മാറി മാറിയിന്ന്ണ്ട് മരങ്ങൾ വെട്ടിയെറിപെട്ടിട്ടും പാടങ്ങൾ നിലങ്ങളൊക്കെ നെകത്തി അതിനെ ഏഹ് കെട്ടിടങ്ങൾ പണിതുയർത്തി ഇതിനൊക്കെ ഫലമായിട്ടാണ് ഇന്ന് കേരള ജനത അല്ലെങ്കി കേരള ജനതാന്നല്ല ലോകമെമ്പാടും ഇത്ര വേത്രത്തിൽ കാലാവസ്ഥ വേദിയാനത്തിന് കാരണം അതുപോലെതന്നെ കൂ വർദ്ധിച്ച് വരുന്ന ഓ ഈ ഇത്തരത്തിലുള്ള ഈ വല്യ വല്യ ഫാക്ടറികൾ കമ്പനികൾ ഇത്തരത്തിലുള്ള ഇവരുടൊക്കെ ഇതിന്ന് പൊറത്ത് വരുന്ന മാലിന്യ വേശപ്പൂക്കൾ വെശവാദങ്ങൾ വർദ്ധിച്ച് വരുന്ന വാഹന ഉപയോഗം ഇതിന്നിനെല്ലാം കാലാവസ്ഥ വേദിയാനത്തിന്ന് കാരണായിട്ടിണ്ട്‌ അതിന്റെ സത്യാവസ്ഥയാണ് അത്രേ വലിയ സത്യാവസ്ഥയാണ് കാരണം മനുഷ്യൻ്റെ ശൈലികൾ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് പ്രെകൃതിയെ ഈ ഒരു നാശത്തിലോട്ട് നയിക്ക് വെക്കും അതുപോലതന്നെ കാലാവസ്ഥ ഇത്തരത്തിലുള്ള വേദിയാനങ്ങളും നമ്മളെ നമ്മുക്ക് അനുഗ്രഹിച്ച് ലഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു മരുന്നാണ് നമ്മൾ നശിച്ച് നശിപ്പിച്ച് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം അത് മനുഷ്യർ തന്നെയാണെന്നാണ് ഒരു കാര്യമാണ് അത് മാത്രല്ല കാലാവസ്ഥയെന്ന് പറയുമ്പോ നമ്മുക്കറിയാം എല്ലാ മഴയും എല്ലാ വെയി വെയിലും എല്ലാ മഞ്ഞും അതൊക്കെ

അതെ തീർച്ചായും പങ്ക് ദിനമെന്മയ ഒരു കേരളത്തെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ എല്ലാവരും നന്നായി പ്രേവർത്തിക്കണമെന്നാണ് ഇവിടെ നമ്മക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മക്ക് കേരളത്തിനേം അല്ലെ ലോകത്തെ തന്നെ നമ്മുക്ക് വീണ്ടും തിരിച്ച്കൊണ്ടരാന് സാധികത്തോളു പിന്നെ വളരെ ഏറെ ഏഹ് ഏഹ് അലട്ടുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥ എന്ന് പറ അത് കഴിഞ്ഞാൽ കാരണം ഏറ്റോം മനോഹരമായ കാര്യങ്ങൾ എല്ലാം നമ്മുക്ക് ലോകത്ത് കാണാൻ സാധിക്കുന്നത് കാലാവസ്ഥേലാണ് എന്നൊരു സത്യാവസ്ഥ നമ്മക്ക് മനസിലാവേണ്ടിരിക്കുന്നു